ദുരുദ്ദേശപരമാണെന്ന വാദം ഹര്‍ജിക്കാര്‍ക്കില്ല. എന്നാല്‍ നടപടി ഏകപക്ഷീയമാണെന്നും കോടതി വിലയിരുത്തി. എങ്കിലും നിയമ വിരുദ്ധ പ്രവര്‍ത്തിയുടെ പേരിലോ വ്യക്തിപരമായ കാരണത്താലോ അല്ല മുന്‍വിധിയുടെ അടിസ്ഥാനത്തിലാണ് senate അംഗങ്ങള്‍ chancellor പുറത്താക്കിയത് താന്‍ നാമനിര്‍ദ്ദേശം ചെയ്ത അംഗങ്ങള്‍ തന്‍ടെ താല്‍പര്യത്തിനു വി

ഡല്‍ഹി കേന്ദ്ര ജീവനക്കാരുടെ ക്ഷമാപത്തിയും pension കാരുടെ

ഊട്ടറ പുതിയ പാലം. കൊല്ലംങ്കോട് ഗായത്രിപ്പുഴക്ക്‌ കുറുകെ ഊട്ടറയില്‍ നിര്‍മ്മിക്കുന്ന പാലത്തിന്‍ടെ design തയ്യാറാക്കിയ യില്‍ indian technical and economic service limited തയ്യാറാക്കിയ designkerala road and bridge development corporation engineer മാരുടെ പരിശോധിക്കും. അന്തിമാനുമതി ലഭിച്ചത് april ആദ്യം. tendor ചെയ്യും. ഏറ്റെടുക്കേണ്ട സ്ഥലത്തിന്‍ടെ ഉടമസ്ഥാവകാശം. ച്ചതിനെ തുടര്‍ന്ന് tendor ചെയ്യാന്‍ Kerala road and bridge development corporation കള്‍ക്ക് അനുമതി നല്‍കിയിട്ടുണ്ട്. tendor നടപടി ഇറക്കി പണിയാരംഭിച്ചാല്‍ ഒരു വര്‍ഷത്തിനകം പണി പൂര്‍ത്തിയാക്കി ഗതാഗതത്തിനു തുറന്നു കൊടു~

രൂപകല്‍ ഉം ഉള്‍പ്പെടെ ആധുനിക രീതിയിലുള്ള പാലമാണ് രൂപകല്‍പ്പന ചെയ്തിരിക്കുന്നത്. കൊല്ലങ്കോട് പാലക്കാട്‌ പ്രധാന high way ലുള്ള ത്രിപ്പൂര്‍ക്ക് കുറുകെയുള്ള ഊട്ടറ പ്പാലവും ഊട്ടറപ്പാലയിലെ മേല്‍പ്പാലവും നിര്‍മ്മിക്കാനായി KIIFB യില്‍ പ~ ഇരുപത് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അതിനിടെ

ലെ വാഹന നിരക്ക് കുറയും. ഗായത്രിപ്പു~ പ്പുഴക്ക്‌ കുറുകെ ഉള്ള ഊട്ടറപ്പാലത്തിലെ പല ബാലാശയം സംഭവിക്കുകയും രണ്ടാമത്തെ

പുതിയ പാലം നിര്‍മ്മിക്കുന്നതിന് വരെ താല്‍ക്കാലികമായി ambulance പോലെയുള്ള ചെറുവാഹനങ്ങള്‍ക്ക് ഉപയോഗിക്കാനായി സര്‍ക്കാര്‍ അമ്പതു ലക്ഷം രൂപ അനുവദിച്ചതിനെ തുടര്‍ന്ന് താല്‍ക്കാലിക ബലപ്പെടുത്തല്‍ പ്രവര്‍ത്തികള്‍ തൊണ്ണൂറ്റിഅഞ്ചു ശതമാനത്തോളം പൂര്‍ത്തിയായ സാഹചര്യത്തില്‍ തിങ്കളാഴ്ച മുതല്‍ ambulance ഉള്‍പ്പെടെയുള്ള ചെറു വാഹനങ്ങള്‍ പോകാന്‍ കഴിയും. വിധം തൊറന്നു കൊടുക്കാന്‍ തീരുമാനമാക്കിയെന്നും പാലം തുറന്നു കൊടുത്താലും വസ്തു പാലം ഉള്ള അപ്പൊ അതുവഴി service നടത്തിയ വലിയ വാഹനങ്ങള്‍ ബലക്ഷയമുള്ള പാലത്തിലൂടെ കടന്നു പോകാന്‍ പറ്റില്ല.

ആ Hello കേൾക്കാമോ മോനെ

Exam ഒക്കെ ആ സുഖം തന്നെ ചേച്ചിക്ക് സുഖം തന്നെ സുഖായിട്ടിരിക്കുന്നു അഹ് മാമനും മാമിക്കും ഒക്കെ എങ്ങനെ സുഖം തന്നെ ഒണ്ട് സുഖായിട്ടിരിക്കുന്നു

നീ ഇപ്പോൾ Nineth ലോട്ട് അല്ലയോ അടുത്ത ഇനി

Nineth ലെ class തുടങ്ങിയില്ലലോ ഇല്ല ഇനി ഈപ്പോൾ Ninth ൽ മറ്റേ Orientation പോലെത്തെ ആ ഒരു Model ആയിറ്റ് Class ഒണ്ട് ഈ വരുന്ന അപ്പോം March അഹ് എനിക്ക് തോന്നുന്നു Eighth നാറ്റണെന്ന് നമുക്ക് തോന്നുന്നെ എന്നാണ് ആദ്യത്തെ ഒരു Information അവര് പറയുന്നത് Nineth നന്നായിട്ട് പഠിക്കണം കേട്ട എങ്കിലേ Tenth ല് നല്ല എളുപ്പവരിക്കത്തൊള്ളൂ Nineth നെ

ആ അതെല്ലാരും അതെന്നെ പറയലിണ്ടായെ Ninth ആണ് Tenth ൻറെ Base ninteth അറിഞ്ഞിരുന്ന Tenth നമ്മളൊന്നും നോക്കണ്ട നല്ല എളുപ്പവരുന്നെന്നൊക്കെ ആഹ് ത്തില് നന്നായിട്ട് നമുക്ക് Mark വാങ്ങിക്കാൻ പറ്റും ഇപ്പഴേ ചെയ്യണ്ടേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ എല്ലാ വിഷയത്തിൻറെയും Previous year questions ചെയ്ത നോക്കണം കൊറേ Guide ഉം Previous year questions ഒക്കെ Workout ചെയ്യണം അപ്പൊ നമുക്

Exam എഴുതുമ്പോ നല്ല എളുപ്പാരിക്കും നമുക്ക് Questions ഒക്കെയായിട്ട് നല്ല പരിചയം കാണും ഇപ്പിത് Question കാണുമ്പത്തേനും ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്കൊരു ഇത് കിട്ടും ആഹ് ആഹ് ചേച്ചിടെയി Tenth ൻറെ അഹ് Pre model ലോക്കെ

എനിക്ക് Pre model ഉം Model ഉം കഴിഞ്ഞു Model ഇന്നലെ കഴിഞ്ഞതെ ഒള്ളാരുന്നു ആഹ് അപ്പൊ ഇത് അഹ് Final എന്നാണ് തൊടങ്ങുന്നത് March nineth ആണ് Final തൊടങ്ങണെ ആഹ് First subject ഏത് First മലയാളം

ഈ Second language മലയാളാണല്ലേ എടുത്തെ ഞങ്ങക്ക് മലയാളോ ഹിന്ദിയു ഉണ്ട് അതെന്നെ Second language അതിലെ മലയാളല്ലേ Choose ചെയ്തേ

അഹ്

ഹിന്ദിയാണല്ലേ ഹിന്ദി എളുപ്പവ എല്ലാ Language നെ പോലെ തന്നെ കൊറേ Text വായിക്കണം

ഒര് Letter തന്ന് കഴിഞ്ഞ ചെലപ്പോ ചോദിക്കുന്നത് Diary ആരിക്കും അതോണ്ട് നമുക്ക് എഴുതാനൊക്കെ അറിഞ്ഞിരിക്കണം അതിനു വേണ്ടി നമ്മള് പഠിച്ച് വെച്ച് വരണം Text വായിച്ച മതി കൂടുതലും ആ അതെ ഈ Text വായിച്ചാ തന്നെ ഹിന്ദിടെ ആ ഒരു ഇതെല്ലം Meaning ഉം കാര്യങ്ങളു അല്ലെ പിടികിട്ടുന്നെ ചേച്ചി അഹ് എന്താ Tough ആയിട്ടുള്ള Subject ഏത്

ഓ ഇപ്പഴാണ് ഞാൻ January കഴിഞ്ഞപ്പഴാണ് കൊറേ Questions workout ചെയ്ത തൊടങ്ങിയത് അത് വരെ Text ൽ ഉള്ള Questions മാത്രം പഠിക്കുവാരുന്ന് അപ്പൊ കൊറേ More questions workout ചെയ്യുന്നത്കൊണ്ടാണെന്ന് തോന്നുണു Maths എളുപ്പായിട്ടുള്ളത് മ്മളെത്രമാത്രം Questions workout ചെയ്യണം അത്രമാത്രം നമുക്ക് Subject ഒക്കെ എളുപ്പാരിക്കും ആ Maths ൽ ആകെ പഠിക്കേണ്ടത് അയിൻറെ ആ Formula അതൊക്കെ മാത്രം പഠിച്ച മതി എന്ന തന്നെ Exam ന് നല്ല Mark score ചെയ്യാൻ പറ്റും പിന്നെ Text ലോക്കെ ചില One words ഒണ്ട് ഒര് ഒര് Definition കൊടുത്തിട്ട് അതെന്താന്ന് അതൊക്കെ എ കൂടുതലായിട്ടും പഠിക്കണം അതുകാരണം നമുക്കൊക്കെ ഈ Question paper ഒക്കെ ഏറ്റോം കൂടുതല് സങ്കടം ആ നമുക്കും ഈ Formula ഒക്കെയിപ്പോ ഇപ്പൊ ഇപ്പോം പഠിച്ച് കഴിഞ്ഞ് നമ്മള് Problems ചെയ്യുമ്പോൾ പഠിച്ച് ചെയ്ത പോണം പിന്നീട് നമ്മള് Exam അന്ന് രാവിലെ നേരത്തെ എണീറ്റിട്ട്

വീണ്ടും ഒന്നു കൂടെ നോക്കണം അങ്ങനെ ആ ഈ Code ല് തെറ്റുന്നെ ഈ Formula ഒക്കെ ഉണ്ട് അത് കാരണം ഏതിൻറെങ്ങിലും ഓര് TSA ചോയിച്ചാൽ ചെലപ്പോ പെട്ടന്നൊക്കെ കിട്ടുന്നെ LSA ഒക്കെ ആരിക്കും അതൊക്കെയാരിക്കും പെട്ടെന്നൊക്കെ എഴുതി വെക്കുന്നത്

അതിനൊക്കെ Mark തെരും ഇപ്പൊ തരാത്തതെന്ന് പറഞ്ഞ നമ്മളാത്രേം നന്നായിട്ട് ഒന്നുടെ പഠിക്കാൻ വേണ്ടീട്ട ഹും Ninteth ഒക്കെ എങ്ങനെയാരുന്നു അതിൻറെ Half time ആണോ എന്താ മ് കൊറോണൊക്കെല്ലാരുന്നോ

അപ്പോഴാണ് നമ്മളാദ്യയിട്ട് എൺപത്ത് Mark ൻറെ Exam എഴുതുന്നെ കാരണം Eighth full കൊറോണ ആയിരുന്നല്ലോ അതുകൊണ്ട് Nineth ല് വെച്ചിട്ടാണ് അയിമ്പത് Mark ൻറെ പരീക്ഷ ആദ്യായിട്ടെഴുതുന്നത് അതിൻറെതായ നല്ല ബുദ്ധിമുട്ടുണ്ടാരുന്നു കാരണം നമുക്കറിഞ്ഞൂടാ എങ്ങനെയാരിക്കും Time adjust ചെയ്ത എഴുതാനൊന്നും അറിഞ്ഞൂടാ മലയാളംന്ന് പറഞ്ഞ നാപ്പത് Mark നാണ് ഒന്നര മണിക്കൂർ കൊണ്ട് നാപ്പത് Mark നൊള്ളത് എഴുതണം ആറ് Mark നോക്കെ ചോദിക്കുമ്പോൾ ഒരുപാട് നമ്മളെഴുതേണ്ടി വരും അതുകൊണ്ട് സമയം കിട്ടൂല അതുകൊണ്ട് Time adjust ചെയ്യാൻ ഒരുപാട് Questions workout ചെയ്ത നോക്കിയാലും അതും Time വെച്ചിട്ട് ഇത്ര സമയത്തിനുള്ളിൽ ചെയ്ത നോക്കണം എങ്കിലേ നിങ്ങൾക്ക് Exam ൻറെ സമയാവുമ്പോ നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഈ Tution class ലോക്കെ കണുവല്ലോ അതൊന്നും ഒന്നുപോലും വിടാതെ Attend ചെയ്യണം

Tution പോവുന്നുണ്ട് ഒര് Home tuition ന് പോവുന്നുണ്ട്

ഏത് Subject ലാ ഹിന്ദിയാണോ അതോ Maths ഓ Subject നും പോവുന്നുണ്ട് Computer നും മലയാളത്തിനും ഒഴിച്ച് ബാക്കി എല്ലാത്തിനും പോണൊണ്ട് നിങ്ങക്ക് Computer ഉണ്ടോ Tenth ല് ആ നമക്ക് Tenth ല് ഉണ്ടോന്ന് അറിയത്തില്ല ഈ Nineth വരെ Computer ഒണ്ട് Tenth ല് ഇല്ലെന്ന് തോന്ന് അഥവാ ഒണ്ടെങ്കി തന്നെ ആ Subject നമ്മള് നല്ല Stress ചെയ്ത പഠിക്കണം കാരണം ബാക്കിയുള്ള വിഷയം പോലെയല്ല A plus കിട്ടാൻ നല്ല എളുപ്പാണ് അതുപോലെ A plus പോവാനും നല്ല എളുപ്പാണ് എല്ലാരും ആ Computer തന്നല്ലോന്ന് പറഞ്ഞിരിക്കുന്നെ പക്ഷെ അതിനുമാത്രം A plus പോവുന്ന ഒരുപാട് പേരൊണ്ട് നമ്മള് നന്നായിട്ട് ആദ്യമേ ഇതൊക്കെ പഠിക്കണം അതെ കൂടെയൊരു കാര്യം ഈ Text ല് തന്നിരിക്കുന്നത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വായിച്ച് നോക്കിട്ടൊക്കെയാണ് പഠിക്കുന്നത് പക്ഷെ അന്ന് Teacher മാര് പറയും Computer നമ്മള് ചെയ്താൽ മാത്രേ അതൊക്കെ മനസിലാകത്തൊള്ളൂ ന്ന് ഓ അങ്ങനെയും ഒണ്ട് കാരണം നമ്മള് ചെയ്യുമ്പത്തന്നെ ഒരു പരിധി വരെ അവര് പാഠത്തിലൊള്ള പാതി വ Theory questions മനസ്സിലാവും ബാക്കി പാതി നമ്മളല്ലാതെ Text വായിച്ച് തന്നെ കണ്ട് പിടിക്കണം ഞാനെൻറെ Tenth ൾ എനിക്ക് IT ടെ Public exam കഴിഞ്ഞു അതിന് ഞാൻ ചെയ്തത് ഒര് Book ഒണ്ടാരുന്നു എനിക്കൊരു Guide അത് വെച്ചാണ് ഞാൻ പഠിച്ചത് അത് Exam ന് കൊറച്ച് ദിവസം മുന്നേ തന്നെ പഠിച്ചത് അല്ലാതെയി Christmas exam ഓണം Exam ഒക്കെ ആവുമ്പൊ ഞങ്ങളെ Teacher ഭീഷണിപ്പെടുത്തുവരുന്നു നന്നായിട്ട് പഠിച്ചോ കാരണം IT ടെ a Plus പോവരുത് Please നിങ്ങള് പഠിക്കണം എന്നൊക്കെ പറയുവാരുന്നു അതുകൊണ്ട് എടക്കെടക്ക് കൊറച്ച് ആ ക് Theory പഠിച്ച് വെച്ചിട്ടുണ്ടാരുന്നു നല്ല Stress ചെയ്ത പഠിച്ചത് ITExam ൻറെ Public exam ൻറെ രണ്ട് മൂന്ന് ഒരാഴ്ചത്തോളം Leave ഒണ്ടാരുന്നു Leave ഒണ്ടാരുന്നില്ല നമ്മള് Leave ഒക്കെ എടുത്തിരുന്നെയാണ് പഠിച്ചത് Teacher ഉം പറഞ്ഞു വീട്ടി ഇരുന്ന് പഠിച്ചോ നന്നായിട്ട് പഠിച്ച മതി വേറൊരു Subject ഉം Concentrate ചെയ്യാതെ IT തന്നെ Full ഇത് കൊടുത്തിട്ട് ചെയ്യണന്ന പറഞ്ഞെ കാരണം നമുക്ക് Practical

AI ഒക്കെ ഒണ്ടോ Artificial intelligence ആയില്ല നമുക്കതൊന്നും ഇല്ലാരുന്നു Python graphics ഒണ്ടാരുന്നു അത് Just type ചെയ്ത കൊടുക്കാൻ വേണ്ടീട്ടാരുന്നു അല്ലാതെ കാണാതെ പഠിക്കാനൊന്നും ഇല്ല

അതൊക്കെ നല്ലതാണ് കാരണം നമുക്ക് Engineerng അങ്ങനൊക്കെ Cyber security ഒക്കെ എടുക്കാണെങ്കിൽ വളരെ Helpful ആരിക്കും

പിന്നെ ഈ വർഷം ഏറ്റോം കൂടുതൽ പാടൊള്ള Subject ഏതായിട്ടാണ് തോന്നിയെ മ എനിക്ക് Maths കൊറച്ച് പാടായിട്ട് തോന്നി പക്ഷെ Maths ന് നമ്മളൊരു Trick ഒണ്ട് അത് നമ്മള് മനസ്സിലാക്കി കഴിഞ്ഞാപ്പിന്നെ നല്ല എളുപ്പവാരിക്കും

അഹ് നിങ്ങള് നിങ്ങളെ നിനക്കും ഇപ്പൊ ഏതാണ് പാടായിട്ട് തോന്നണേ എനിക്ക് ഹിന്ദിയാണ് ഇപ്പൊ പാടായിട്ട് തോന്നണേ കാരണം അത് എനിക്ക് എൻറെ ആ ഒര് Words ല് ഒണ്ടാക്കി എഴുതാനായിട്ടോന്നും അറിയത്തില്ല

നമുക്കൊരു നന്നായിട്ട് എഴുതാൻ പറ്റാത്തത് ഒര് സുഖം കിട്ടാത്തത് ആദ്യം ഇതേപോലെ ആയിരുന്നു ഞാൻ ആദ്യം എല്ലാരും പറയുവാരുന്നു എല്ലാത്തിൻറേം Meaning മനസ്സിലാക്കിയൊക്കെ തന്നെ പഠിക്കണോന്ന് അപ്പോം ആദ്യം ഈ English ൻറെ ഒക്കെ ഞാൻ Meaning ഒക്കെ മനസ്സിലാക്കിയൊക്കെ പഠിക്കുവാരുന്നു പക്ഷെ ഹിന്ദി എനിക്ക് ആദ്യമേ ഒര് Tough ആരുന്നു അതുകൊണ്ട് ഞാൻ അതെല്ലാം കാണാതെ പഠിച്ച് പഠിച്ച് പഠിച്ച് ഇപ്പൊ അത് കാണാതെ മാത്രേ പഠിക്കാൻ പറ്റുള്ളൂ ഒന്നിൻറേം Meanings ഒന്നും അറിയത്തില്ല

രണ്ട് മൂന്ന് മി വാക്കുകളുടെയൊക്കെ അർത്ഥം പലപല അർത്ഥങ്ങൾ കാണും ഒരെണ്ണത്തിന് തന്നെ പലപല അർത്ഥങ്ങള് കാണും അങ്ങനെയൊക്കെ ഒണ്ട് അതുകൊണ്ട് നമ്മള് അർത്ഥം എന്തായാലും മനസ്സിലാക്കിക്കോണം കാരണം നമ്മള് കാണാതെ പഠിച്ച് പരീക്ഷ ഒക്കെ എഴുതുവാരിക്കും പക്ഷെ Questions നമുക്ക് വായിച്ച് മനസ്സിലാക്കണം എങ്കിലേ Correct അഹ് എന്താണവിടെ Apt ആവുന്ന ഉത്തരം അത് അനുസരിച്ച് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മളെന്തായാലും Meanings പഠിച്ചാലേ Text വായിച്ചാലേ Text വായിക്കുമ്പോ Teacher പറയുന്ന സമയത്ത് തന്നെ Meanings അയിൻറെ മോളില് എഴുതി പോണം അപ്പൊ നമുക്ക് ഒട്ടും അറിഞ്ഞൂടാ എന്നൊരു സ്വയം ഒരു ഇതുണ്ടെങ്കിൽ കൂടുതല് കൂടുതല്

Exam ഒക്കെ ഇപ്പോം അടുത്തടുത്തല്ലേ നടക്കുന്ന അപ്പൊ നിനക്ക് സമായൊക്കെ കിട്ടാറുണ്ടോ എല്ലാ ദിവസോം വായിച്ച് തീർക്കാൻ ആ Exam നമുക്ക് പിന്നെ Satudar sunday വരുമ്പോ മാത്രം രണ്ട് ദിവസം Study leave നായിട്ട് കിട്ടും അല്ലാതെ ഒരു ദിവസം Monday ആണെങ്കി അടുത്ത പിന്നെ Wedneday tuesday study leave അങ്ങനെ അങ്ങനെയൊക്കെ ഓ നമ്മളിപ്പോ ഞങ്ങക്കിപ്പോ Pre model ലും Model ലും ഒക്കെ ഒരാഴ്ച കൊണ്ടാണ് Model കഴിഞ്ഞത് അതുപോലെ ഒരാഴ്ച കൊണ്ട് തന്നെ Pre model ലും കഴിഞ്ഞത് അപ്പൊനമുക്ക് സമയം കിട്ടുന്നില്ല അയിനെടാക്ക് ചെയ്യാൻ വേണ്ടിട്ട് ആ അതാണ് പ്രശ്നോന്ന് പറയുന്നത് പക്ഷെ നമ്മളെത്ര സമായില്ലെങ്കിലും എങ്

ചെലപ്പോ നമ്മളാലോയിക്കും ഓ ഇത് Question answer ആയിട്ട് ചോയിച്ച എനിക്കറിഞ്ഞൂടാ ഞാൻ പഠിക്കാത്ത ചോദ്യാണ് അങ്ങനെ ഒള്ളപ്പോ Question answer ആയിട്ട് ചോയിച്ച ഞാൻ എങ്ങനെ എഴുതുംന്ന് നമുക്ക് തോന്നും പക്ഷെ അങ്ങനെയല്ല നമ്മള് ചെലപ്പോ അവരിത് അതാരിക്കും One word ആയിട്ട് ചോദിക്കണത് അല്ലെങ്കി One word അല്ലെങ്കി Match the following മിക്കവാറും Match the following ഒക്കെ ആയിട്ട് ചോദിക്കുവാണെങ്കിൽ എന്തോര് ഇത് ആരിക്കും നമ്മള് ആ ഒരു വായിച്ച് ഒര് വട്ടം അർഥോന്ന് പറഞ്ഞ് വെച്ച മതി ആ ഒര് ഇത് വെച്ചിട്ടന്നെ നമുക്കാ ഒര് ഓർമ്മ വെച്ചിട്ട് എഴുതാം അതുകൊണ്ട് എത്ര ഇതാണെങ്കിലും വായിച്ചിട്ട് മാത്രമേ Exam പോകാവുള്ളു എല്ലാ Portion നും

Science ആണ് എനിക്ക് കൂടുതൽ എളുപ്പായിട്ട് തോന്നിട്ടുള്ളത് നിന്നോട് നമ്മളിപ്പോ അഹ് ഒര് Subject നെ മാത്രം ഇത് ആ എനിക്കിപ്പോ Science എളുപ്പം തന്നെ അതവിടെ നിക്കട്ടെ Maths അല്ലെങ്കി ഹിന്ദി അല്ലെ പാട് അത് കുറച്ചൂടെ നന്നായിട്ട് നോക്കാം ന്ന് നമ്മള് വിചാരിക്കല്ല് കാരണം ഒരെണ്ണത്തിന് ഇപ്പൊ A plus കിട്ടാണ് ഓണം Exam നെങ്കി അടുത്ത Exam നാവുമ്പോ A plus കിട്ടാത്ത ബാക്കിയൊള്ള വിഷയങ്ങൾക്ക് മോളിലോട്ട് കൊണ്ടുവരാൻ നോക്കണം അപ്പൊ ആ സമയത്ത് ഈ വിഷയത്തിന് A plus താഴോട്ട് പോകാതെയും നോക്കണം മനസ്സിലായോ അതാ ഒരെണ്ണത്തിൽ മാത്രം ഇങ്ങനെ Concentrate ചെയ്യല്ലേ എല്ലാം Equal importance കൊടുത്ത് പഠിക്കണം പറഞ്ഞ് നീയിപ്പം ഹിന്ദി നിനക്ക് English കൊറച്ചൂടി അറിയാം ഹിന്ദി കൊറച്ച് കൊറവാണെങ്കി

പഠിക്കുന്നെ നന്നായിരിക്കും ന്ന് പറഞ്ഞ് ഹിന്ദി മാത്രം Concentrate ചെയ്ത ഇരിക്കരുത് English ഉം പഠിക്കണം English grammar ഒക്കെ ഒണ്ടല്ലോ Grammar ഒക്കെ നന്നായിട്ട് നോക്കി വെച്ച മതി നീ വല്ല Spoken english class നു വല്ലോം പോവുന്നോണ്ട ഇല്ലായില്ല അതിനൊന്നു പോന്നില്ല അല്ലാതെ എല്ലാ Subject നും കൂടെയായിട്ട് Tution ആയിട്ട് പോന്നോണ്ട് പിന്നെയെനിയിപ്പം അടുത്ത വർഷം തൊട്ട് ഹിന്ദിക്കോര് ആ എന്താ മറ്റേ പറയാനായിട്ടിള്ള ഹിന്ദി പഠിക്കാനാ ഹിന്ദി Class ന് ഒരെണ്ണം പോണം കാരണം ഹിന്ദി എനിക്ക് വലിയൊരു പിടിയില്ല Nineth ലെ Second language ആയിട്ട് ഹിന്ദി ആണെടുത്തെ മ് വീട്ടിലെങ്ങനെയാണ് നല്ല Mark വാങ്ങിക്കണംന്ന് പറഞ്ഞ് ഭയങ്കര Pressurize ചെയ്യാറൊണ്ട ആഹ് അതൊക്കെ ഒണ്ട്

അതൊന്നും ആലോയിച്ച് Tension ആവൊന്നും വേണ്ട Final exam ഒക്കെ ആവുമ്പൊ ഒരുപാട് Revise ചെയ്ത കഴിയുമ്പോ നല്ലയിട്ട് Exam എഴുതാൻ പറ്റും

ഇന്ന് കൊറച്ച് അറിഞ്ഞൂടാ ആ കൊഴപ്പില്ല Just വായിച്ച് പരീക്ഷക്ക് പോണം എന്നിട്ട് അടുത്ത പരീക്ഷക്ക് മുന്നേ അത് എന്തെയ്യണം അത് എന്താണ് തെറ്റ് പറ്റിയെ എന്താണ് അറിഞ്ഞൂടത്തെ എന്ന് Rectify ചെയ്ത വീണ്ടും അത് പഠിക്കണം എന്നിട്ടടുത്ത പരീക്ഷക്ക് പോകുമ്പോ വീണ്ടും അറിഞ്ഞൂടാത്ത കാണും അപ്പൊ അത് വീണ്ടും പഠിക്കണം

അഹ് ആഹ് ഞാൻ കൂടുതലും എ പഠിക്കുന്നത് ആദ്യം എനിക്ക് കാരണം Teacher മാര് ഈ Class ല് ഓരോന്ന് Define ചെയ്യുമ്പഴത്തേയ്ക്കും ചെലതൊക്കെ എളുപ്പായിട്ടുള്ളതൊക്കെ മനസ്സിലാകും അല്ലാതെ ചെലതൊന്നും മനസ്സിലാവത്തില്ല അപ്പോം മനസ്സിലാവുന്നത് മാത്രം ഞാൻ പിന്നെ എ Revise revise ണ്ടിരിക്കും മറ്റേത് പിന്നെ പഠിക്കാൻ പറ്റൂല അല്ലെങ്കി Exam നോക്കെ ചോയിക്കാണെങ്കിൽ എഴുതാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞങ്ങോട്ടേക്ക് പോകും നേരത്തെ പറഞ്ഞപോലെ എല്ലാം വായിക്കണം ഇപ്പൊ നമുക്കിപ്പൊ അറിഞ്ഞൂടാത്തൊരു Portion ആണേ ചെലപ്പോ Teacher ൻറെടൂത്ത് Teacher എ ഒന്നുടെ പറഞ്ഞേരൊന്ന് ചോയിച്ച പറഞ്ഞേരും അഥവാ Teacher രണ്ട് മൂന്ന് വടോം ആ ഒരു Method ആണ് നിനക്ക് മനസ്സിലാവാത്തെങ്കി പോലും വല്ല Online class ഇട്ട് കാണെ അല്ലെങ്കി വല്ലെ Tution പോണാണെങ്കി Tution ഒണ്ടെങ്കി അവരെടുത്ത് ആരെടുത്തെങ്കിലും ചോദിക്ക അല്ലെങ്കി ഇപ്പൊ എല്ലാ വിഷയത്തിനെ പറ്റിട്ടും Online ഇപ്പൊ നമുക്ക് ഏത് Topic ആണോ വേണ്ടേ അയിൻറെ Heading ഒന്ന് അടിച്ച് കൊടുത്തിട്ട് ഏത് Class ആണെന്ന് കൊടുത്ത് കഴിഞ്ഞ ഒരുപാട് Classes വരും അപ്പൊ നമുക്ക് എത്ര വേണോ ഇട്ട് കാണാം ഓ അങ്ങനെ വെച്ച് നമ്മള് മനസ്സിലാക്കാൻ നോക്കണം നമ്മള് ഈ തലേദിവസം പടിക്കണേനെ കാട്ടിലും തലേദിവസം ആളുകള് ഒറക്കവോളച്ചിരുന്ന് പഠിക്കും അങ്ങനെ പഠിക്കണേനെ കാളും ബാക്കിയുള്ള ദിവസങ്ങളില് ഒറക്കവോളച്ചിരുന്ന് പഠിച്ചിട്ട് പരീക്ഷെടെ തലേന്ന് ആവുമ്പൊ Just എല്ലാം വായിക്ക ഒന്നുല്ലെങ്കിലും നമുക്ക് Tension എങ്ങനെയെങ്കിലും കൊറവാരിക്കും പരീക്ഷക്ക് പോകുമ്പോ എല്ലാം വായിച്ചാലും നമുക്ക് എഴുതാൻ പറ്റും എങ്കിലും എല്ലാം വായിച്ചാലും അതൊക്കെ ഞാൻ പഠിച്ചതാണല്ലോ എന്നൊള്ളോരു ഇതെങ്കിലും കാണും Tension എങ്കിലും കൊറയും അഹ് Tension കൊറയും എനിക്ക് Tension Tension കൂടുതലൊണ്ടാരുന്നത് ആ ഒരു കൊറോണ Time കഴിഞ്ഞിട്ടുള്ള എൻറെ ആ ഒരു Seventh ലെ Final exam ആയിരുന്നു എനിക്ക് എ ഞ എനിക്കെന്നെ അറിയാരുന്നു കാരണം എനിക്കൊന്നും അറിയത്തില്ലെന്നൊക്കെ എനിക്ക് അത് നല്ലൊരു ഇതൊണ്ടാരുന്നു ബോധോണ്ടാരുന്നു ആ സമായൊക്കെ ആയപ്പോ കൊറോണ ആയിരുന്നപ്പോ എല്ലാരും അങ്ങനെന്നെ നീയിങ്ങനെ കോറോണേടെ സമയത്തൊന്നും പഠിചാരു പഠിച്ചില്ലല്ലോ അല്ലെ ആ വലുതായിട്ടൊന്നും അഹ് ഇതൊന്നും പഠിക്കത്തില്ല കാരണം Teacher ആരും Online class ൻറെ ആ ഒരു സമയത്ത് പറയും അത് പോലും ഞാൻ നേരെയൊന്നും കേക്കത്തില്ലരുന്ന് അത് ആ ഒരു സമയാകുമ്പോ Laptop തൊറന്ന് വെക്കും പിന്നെ Teacher പറയുന്നപോലെയൊക്കെ കേക്കും അത്രോള്ളു

മിക്കവർക്കും എന്ന് വെച്ചാല് Teachers തന്നെ പറയും നിങ്ങളെയൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യവില്ല കാരണം നമുക്ക് Basic ഒന്നും കിട്ടീട്ടില്ല അപ്പോം അത്രേം മികച്ച രീതിക്ക് നമുക്ക് Perform ചെയ്യാൻ പറ്റത്തില്ല അല്ലാതെ അതുകൊണ്ട് അവര് എന്തേലും പറയാണെങ്കി തന്നെ Basic ആയിട്ടൊള്ള കാര്യങ്ങളങ് കൊറച്ചൊന്ന് പറഞ്ഞ് തന്നിട്ടാണ് പോണത് എന്ന് പറഞ്ഞ് എല്ലാ കാര്യോം അവർക്ക് Deep ആയിട്ട് പറഞ്ഞേരാൻ പറ്റൂലെങ്കിലും കൊറെയൊക്കെ പറഞ്ഞേരും അങ്ങനെന്നെയാണ്

ഈ കൂടുതലും മറ്റേ Sixth seventh ആ ഒരു Base ഒന്നും കിട്ടീറ്റില്ല ആർക്കും കിട്ടീറ്റില്ല ആ ഒര് Base ഒന്നും ഉം ചെലവർക്ക് അവരുടെ സ്ഥലത്ത് Net issue ചെലവർക്ക് Phone ഇല്ല അങ്ങനത്തെ ഒക്കെ ഓരോരോ പ്രശ്നങ്ങളൊക്കെ ഒണ്ടാരുന്നു

പഠിച്ചിട്ട് നമക്ക് നമ്മളാ ഒര് ഇതോടെ എഴുതിയ നാമക്കന്നെ ഒര് ആ ഒരു Tension നും അങ് ഒഴിവായി കിട്ടും

Model ന് ഇനി Mark കൊറഞ്ഞ് പോയിന്ന് പറഞ്ഞ് Final ല് അങ് കൊറഞ്ഞ് പോകൊന്ന് ചെയ്യും കാരണം നമ്മള് Exam എഴുതി കഴിയുമ്പോ നമുക്ക് മനസ്സിലാകും എത്ര Mark ന് നമുക്കിതിന് കിട്ടുംന്ന് ആ നമ്മക്ക ഒര് Predict ചെയ്യാൻ പറ്റും നമ്മളെല്ലാം എല്ലാം പഠിച്ചിട്ട് പോയ എല്ലാ പഠിച്ചിട്ട് പോയ അറിയാരിക്കും എ ഏതൊക്കെ തെറ്റി ഏതൊക്കെ ശെരിയായി അങ്ങനെ ആ നമുക്ക് ഇത്ര പത്ത് Question ഒണ്ടെങ്കിൽ ആയിലിന്ന് എട്ടെണ്ണം എഴുതിയാൽ അല്ല എട്ടെണ്ണല്ല ഒരു ആറെണ്ണോക്കെ എഴുതിയാൽ മതിയാരിക്കും എങ്കിലും പത്തെണ്ണം അറിയെങ്കിൽ പത്തും എഴുതി വെക്കണം കാരണംന്ന് ചെലപ്പോ നമ്മള് രണ്ടാമത് എഴുതിയ Question നന്നായിട്ട് അറിയുവായിരുന്ന് കാണും വല്ല മാറി വല്ല തെറ്റോ വല്ലോ എഴുതി പൊന്നായാന്ന് വെച്ചോ അപ്പൊ ഇവരെന്തേയും ആ കുട്ടിക്ക് അത് തെറ്റിയല്ലോ അപ്പൊ വേറെ Extra മൂന്നെണ്ണം എഴുതിയല്ലോ അതില്ന്നൊള്ള Mark എടുക്കാം ന്ന് വിചാരിച്ചിട്ട് അതെടുക്കും അതുകൊണ്ട് എപ്പഴും Extra question എഴുതാൻ ശ്രമിക്കണം ഇപ്പം

English ഒക്കെ എൻറെ ആ ഒരു Own words ൽ തന്നെയാണോ എഴുതണ്ടെ English ഒക്കെ Extra question എഴുതുന്നതിനേക്കാളും നമ്മള് എഴുതുന്നത് തന്നെ കുറച്ചൂടി ഇതക്കുന്നെ ആരിക്കും നല്ലത് കാരണം അറിയവെങ്കി ഉത്തരം അല്ലാതിപ്പോ Extra question ന് നമ്മള് ഇവിടെ ആ ആറ് Mark ന് ചോദിച്ചത് മൂന്ന് Mark ന് എഴുതിട്ട് ആ Extra question നും കൂടി എഴുതി വെക്കാം ഇനി അഥവാ ഇത് തെറ്റാണെങ്കിൽ അയിൻറെ Mark കിട്ടുവല്ലോ ന്ന് വിചാരിച്ച് അതും ഒര് മൂന്ന് Mark ന് എഴുതി വെച്ചിട്ട് കാര്യമില്ല കാരണം ഇത് ചെലപ്പോ ഈ മൂന്ന് Mark ശെരിയാരിക്കും എങ്കില് ഇവർക്ക് മൂന്ന് എഴുതാൻ പറ്റു ആറെണ്ണോള്ളേ Content അതിനകത്ത് ഇല്ല മനസ്സിലായോ അപ്പൊ Language നോക്കെ Extra question എഴുതുന്നേനെക്കാട്ടിലും എനിക്ക് തോന്നുന്നു Science maths അതിനൊക്കെയാരിക്കും എഴുതുന്നെ കാരണം അതെന്ന് വെച്ചാല് പെട്ടന്ന് തെറ്റിപ്പോകും Language ഒക്കെ ആകുമ്പോ നമുക്കൊരുവിതം നല്ല Idea കാണും Languages നെ ഒക്കെ പറ്റി Language ഒന്നും കൊഴപ്പില്ല പിന്നെ ഈ Social science അതിൻറെ ആ ഒര് History അതൊക്കെ വന്നിട്ട് Dates പിന്നെ ഓരോരോ Leaders ൻറെ ഒക്കെ പേര് Reforms അതൊക്കെ പഠിക്കാനാ പാട് കാരണം എല്ലാം കൂടെ തിരിഞ്ഞ് പോകും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും വായിച്ചെന് ശേഷം മലയാളത്തിലൊന്ന് Summary പറഞ്ഞ് നോക്കണം അപ്പൊ നമുക്കി SS മ SS പൊതുവെ പഠിക്കാൻ നല്ല പാടാണ് പക്ഷെ Exam ന് ചോയിക്കുമ്പോ അത്യാവശ്യം നല്ല എളുപ്പവാരിക്കും ആ Exam ന് ചോയിക്കുമ്പളത്തേക്കിനും എളുപ്പാരിക്കും പിന്നെ ഒര് അതൊക്കെ പഠിക്കാന പാട് എല്ലാം തിരിഞ്ഞ് പോകും എല്ലാ പേരുകളും തമ്മില് അതെന്തെയ്യണം ഒരു ഓരോ Colour paper ൾ എഴുതണം Paper ൽ എഴുതിട്ട് നീ രാവിലെ എണീച്ച് കഴിഞ്ഞെന്ത Football കളിക്കുന്നൊരാളാണെങ്കിൽ Ball ൻറെ അടുത്ത് ചെന്ന് നോക്കുന്നുണെങ്കിൽ ആ Ball ൻറെ ആ Side ല് അവിടുത്തെ ആ ഒര് ചൊമാരിലൊക്കെ ഈ Colour paper ൽ ഓരോ ൻറേം അതിൻറെ Leaders ൻറേം ഒക്കെ പേരെഴുതി വെക്കണം അപ്പൊ Just ഒന്ന് പോകുമ്പോ വായിച്ചിട്ട് പോണം അതൊക്കെ നല്ല Useful ആരിക്കും ഞാൻ ചെയ്തിട്ടൊണ്ട് അതുകൊണ്ടറിയാം അപ്പോം നമുക്കാ ഒരു വേറെ Colour ൽ കാണുമ്പോ നമുക്കോർമ്മ കിട്ടും അതുപോലെ Note ൽ തന്നെ അഹ് Note അല്ല Text ല് ഇപ്പൊ നമ്മളീ Tenth ഉം Nineth ഉം ആവുന്ന സമയത്ത് ഈ Note നോക്കി പഠിക്കുന്നേനെകാട്ടിലും Text നോക്കി പഠിക്കുണ ആയിരിക്കും നല്ലത് ഇപ്പൊ നമ്മള് അടയാളപ്പെടുത്താനുള്ളതും Question answer ഒക്കെ Text ല് തന്നെ അടയാളപ്പെടുത്തിട്ട് അത് നോക്കി പഠിച്ച് കഴിഞ്ഞ കൊറച്ചൂടെ നന്നായിരിക്കുംന്നാണ് എനിക്ക് തോന്നുന്നേ അപ്പൊ ഈ Text ല് Important ആയിട്ടുള്ള Points വരുമ്പോൾ Highlight ചെയ്ത Highlight ചെയ്തിടണം നമ്മള് ചെലപ്പോ ആ Last minute revision ആരിക്കും Last minute revision നമ്മക്കെല്ലാം വായിക്കാൻ സമയം കിട്ടിയില്ലെങ്കിലും ഈ Highlight ചെയ്തിട്ടിരിക്കുന്ന Portion എങ്കിലും നമ്മള് വായിക്ക Teachers നമുക്ക് Tenth ഒക്കെ ആവുമ്പൊ അവര് പറഞ്ഞ് തരും ഇന്ന Questions importance ആണ് Repeate ചെയ്ത വരാറുണ്ടെന്ന് അതൊക്കെ നമുക്കൊന്ന് Note ചെയ്ത Note ചെയ്തിടാം അപ്പൊ ഫാ ഞാൻ നേരത്തെ Maths ൻറെ കാര്യം പറഞ്ഞപോലെ പരീക്ഷക്ക് പോകുന്നെന് ഒര് രണ്ട് അഞ്ച് പത്ത് Minute മുന്നേ സമയവുണ്ട് അപ്പൊ എല്ലാ പടോം ഇരുന്ന് വായിക്കാൻ പറ്റില്ല അപ്പൊ ഓരോ പാഠത്തിന്നും രണ്ട് മൂന്ന് Questions important ഉണ്ടെങ്കിൽ ആ രണ്ട് മൂന്ന് Questions ഇങ്ങനെ മറിച്ച് മറിച്ച് വായിച്ച് നോക്കാം അതുകൊണ്ട് അതൊക്കെ ഇടക്കൊന്ന് Note ചെയ്തവ വെക്കണം ആ നമക്ക് Teacher ഈ Social science ൻറെ